ഹലോ

ഞാൻ ഇവിടെയുണ്ട് പെരെൽ കെടുക്കുന്നു

നമ്മൾ നാട്ടിൽ എന്താണ് ഇപ്പൊ വിദ്യാഭ്യാസം ഇപ്പൊ എല്ലാരും പഠിക്കാൻ പോയിക്കെല്ലേ വിദ്യാഭ്യാസമല്ലേ ഇപ്പൊ എല്ലാര്‍ക്കും വേണ്ടത് മെയിൻ വിദ്യാഭ്യാസമല്ലേ വിദ്യാഭ്യാസമുണ്ട് വിദ്യ അഭ്യസിക്കുന്നവരുമുണ്ട് വിദ്യ വിദ്യ അഭ്യസിക്കുന്നവർ ആണ് നമ്മടെ നാട്ടിൽ കൂടുതൽ ഉള്ളത് ഈ വിദ്യാഭ്യാസം ദുരുപയോഗം ചെയ്യുന്ന ആള്‍ക്കാരുമുണ്ട്

ശെരിയാണ് പക്ഷെ നിങ്ങള് എത്രെ വരെ പഠിച്ചു

ഞാന് ഇപ്പൊ ഡിഗ്രീ ആണ് ഡിഗ്രീ സെക്കന്റ് ഇയർ നിങ്ങൾ എത്രെ വരെ പഠിച്ചിക്കിന് നമ്മൾ പി.ജിയാണ് അപ്പൊ അത്രക്കൊക്കെ നമ്മൾ പഠിച്ചിക്കിന് ഇപ്പൊ അതിന്റെ പ്രശ്നം ഇപ്പൊ പഠിച്ചവര്‍ക്ക് തന്നെ പണി കിട്ടൂല വിദ്യാഭ്യാസം കുറെ ഉണ്ടായിട്ട് കുറെ കാര്യമില്ല

അത് എന്താ ഡിഗ്രിക്ക്‌ ഇവിടെ നേരമില്ല പറഞ്ഞ മാരി എല്ലാര്ക്കും ഡിഗ്രി ഒക്കെ ഉണ്ടാകും പണി ഇല്ലാന്ന് മാത്രമുള്ളൂ അത് തന്നെ ഞാൻ പറഞ്ഞത് പഠിച്ചോൾക്ക് ഇപ്പൊ എല്ലാവര്ക്കും പണി കിട്ടിക്കോളണം എന്നില്ല ഇപ്പൊ എത്രെ ഡിഗ്രീ പിജി യും പി എഛ് ഡി എടുത്തവർക്ക് പണി കിട്ടിക്കോളണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് അത് മാത്രമല്ല പഠിച്ച പണി തന്നെ കിട്ടിക്കോളണം എന്നില്ല വേറെ എന്തെങ്കിലും പണി എടുക്കേണ്ടി വരും ഹാ അതാ പറഞ്ഞത് വിദ്യാഭ്യാസം അത് അത്രേയൊള്ളൂ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയ മതി ഇത് ഇപ്പൊ എന്തൊക്കെ ഇങ്ങള് എവിടെ വർക്ക് ചെയ്യുന്നത് സ്ഥലമെവിടെ നിങ്ങള് ഞാന് നമ്മൾ പട്ടാമ്പിയിലെല്ലാ ഇപ്പൊ ഇങ്ങള് എവിടെണ് എവിടെ പഠിക്കിന് നമ്മൾ ഇവിടെ ഇവിടെ തിരൂരാണ് പഠിച്ചിണ്ടായത്

കെവി കോളേജ് അവിടെ പി ജി ഒക്കെ ഉണ്ടോ എടുത്തോ? പി ജി നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുണ്ടായിരുന്നത് ഡിഗ്രി ക്ക് അവിടെയായിരുന്നു പി ജി ക്ക് ഞാന്‍ അണ്ണാമലൈ ന്‍റെ എടുത്തെണ്ടായിരുന്നെ

കാലിക്കറ്റ് ആയിരുന്നു ഡിഗ്രി ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി ഞാനും ഡിഗ്രി കാലിക്കറ്റ് ഡിസ്റ്റന്‍സ് ആയിട്ട് ചെയ്യെണ് നിങ്ങൾ ഡിസ്റ്റൻസോ അതോറെഗുലറോ ? നമ്മൾ ചെറുതായിട്ട് കാലിക്കറ്റിന്‍റെ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ കാലിക്കറ്റ് ഒരു മാതിരി ഒരുമാതിരി സ്വഭാവം കാട്ടിയേക്കണ് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ച് ലാഗ്‌ ആണ് ചെയ്യാൻ പറ്റില്ല അവര്‍ക്ക് തോന്നും പോലെ അവര്‍ ചെയ്യാറുണ്ട് നാളെ എക്സാം ണ്ടെങ്കിൽ ചിലപ്പോ ഇന്ന് വൈകുന്നേരം അത് മാറ്റിയിട്ടുണ്ടാകും അതൊരു ഉത്തരവാദിത്വം കാണിക്കാതെയാണ് അവര് ചെയ്യുന്നത് വിദ്യാര്‍ത്ഥികളുടെ ഭാവിയാണ് തൊലക്കണത് ഇപ്പൊ എനിക്കന്നെ ഞാന്‍ സെക്കന്റ് സെമ എന്‍റെ ഒരു ഇയര്‍ അവർ കാരണം പോയി

കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെയാ ഭയങ്കര വാല്യൂണ്ട് പക്ഷെ അവരെ സ്വഭാവം പറ്റെ പോക്കാണ് വാല്യൂണ്ട് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞില്ല കാരണം മറ്റേ യൂണിവേഴ്സിറ്റിയൊക്കെ നോക്കുമ്പോൾ അണ്ണാമലൈ യൂണിവേഴ്‌സിറ്റിയും ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുമ്പോ കാലിക്കറ്റ് തന്നെയാണ് വാല്യൂ ഉള്ളത് പക്ഷെ എന്താണ് അവസ്ഥ ഇതാണ് അവസ്ഥ നിങ്ങൾ പത്ത് ഒക്കെ എവിടെ പഠിച്ചേ

നമ്മൾ ഒക്കെ ഡിസ്റ്റൻസ് ആക്കി തന്നെ പഠിച്ചത്

എത്ര ഉണ്ടായിരുന്നു

എസ് സ സ ൽ സി ക്ക് ആ കൊള്ളാം പിന്നെ പ്ലസ് ടുനോ ?

നമ്മൾ നിങ്ങളെ മാരി പഠിപ്പിസ്റ്റല്ല നമ്മള് 2 എ പ്ലസ് പത്താം ക്ലാസ്സിലൊള്ളു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ പഠിക്കാന്നുള്ളതാണ് നമ്മള് ഒരു വിദ്യാർത്ഥി ആകുമ്പോ പഠിക്ക എന്നുള്ളത് അല്ലെ

എ പ്ലസ് കൊണ്ടൊന്നും കാര്യമില്ല കുറെ എ പ്ലസ് കൊണ്ട് കിട്ടിക്കോളണമെന്നില്ല വിവരമുണ്ടാക്കുക എന്നുള്ളതാണ് മെയിന്‍ ശെരിയാണ് നിങ്ങള്‍ടെ പ്ലാൻ എന്താണ് അടുത്ത പ്ലാൻ എന്താണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് സാറായിട്ട് ടീച്ചറായിട്ട് കേറണം എന്നാണ് ഒരു പൂതി

അത് കഴിഞ്ഞിട്ട് പിആര്‍ഓ പോകണം എന്നൊക്കെയാണ് പൂതി നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സ്കീം ഉണ്ടോ യു കെ അങ്ങനെ ഒക്കെ

നമ്മളിപ്പോ യുകെ യ്ക്കുള്ള ഒരിതിന് 5 ലക്ഷം നമ്മൾ കൊടുക്കുന്നുണ്ട് ഐഎല്‍ടിഎസ് ഒന്നുമില്ലാതെ നമ്മള്‍ കൊടുക്കുന്നുണ്ട് നിങ്ങള്‍ ഓക്കേ ആണോ യു കെക്ക് ഇപ്പൊ അഞ്ച് ലക്ഷം പോരാ നമ്മടെ ഒരു പരിചയക്കാരൻ മൂപ്പര് പോകാൻ നില്കുന്നത് പതിനഞ്ചു ലക്ഷം കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങൾക്ക് അഞ്ച് ലക്ഷം തരുന്നത് നമ്മള് സ്റ്റുഡന്റിന്റെ കെയർ ഓഫിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അത്കൊണ്ടാണ് പൈസ കുറവ് ഏജന്റ് അല്ല

അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് യു കെ യിലോ കാനഡ യിലോ എല്ലായിടത്തും നമ്മൾക്ക് പിള്ളേർ ഉണ്ട് നമ്മടെ കമ്പനിക്കാര്‍ ഉണ്ട് നോക്കാം നമ്മക്ക് ശെരിയാകാം എന്നാ ഒക്കെ നമ്മക്ക് പിന്നെ കാണാം ഓക്കേ എന്ന നമ്പർ നിങ്ങൾ വിളിച്ചുകൊണ്ടി ട്ടോ